അതെ ഒരുപാട് team കൾക്ക് world cup ൽ നേടിയിട്ടുണ്ട് അർജന്റീന മൂന്ന് തവണ world cup champion മാരായി അതുപോലെ ബ്രസീൽ ആണ് ഏറ്റവും കൂടുതൽ world cup കളിച്ച team കളി ഏറ്റവും കൂടുതൽ world cup നേടിയിട്ടുണ്ട് അവർ അഹ് എല്ലാ world cup കളിലും കളിച്ചിട്ടുമുണ്ട് അഞ്ചു world cup അഹ് നേടിയിട്ടുമുണ്ട് പിന്നീട് ഏർ ഉറുഗേ എന്ന team രണ്ട് തവണ world cup നേടുകയും ജർമനി എന്ന team നാല് തവണ world cup നേടുകയും ചെയ്തിട്ടുണ്ട് ആ അങ്ങനെയൊക്കെയാണ് അല്ലെ എനിക്ക് ഇത്രേം വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇപ്പൊ താങ്കളോട് സംസാരിച്ചത് മൂലം കുറച്ചെല്ലാം foot ball നെ പറ്റി എനിക്ക് അറിയാൻ പറ്റി പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്ന് വച്ചാ ഏർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഏത് ഏർ രാജ്യത്തിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് അദ്ദേഹം പോർച്ചുഗൽ എന്ന ദേശീയ team ന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോഴും അദ്ദേഹം ആ team ന് വേണ്ടി തന്നെയാണോ കളിക്കുന്നത് അദ്ദേഹം അദ്ദേഹമിപ്പോൾ ഉം പോർച്ചുഗൽ എന്ന team ന് വേണ്ടിയാണ് ദേശീയ team ന് വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത് club football champion ഉം ഒരുപാട് team കൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തൻറെ career ആദ്യം തുടങ്ങിയത്

കൊണ്ട് വന്നിട്ടുണ്ട് അത് പിന്നെ അദ്ദേഹം ഒരുപാട് കളി മികവുകൾ പുറത്തെടുത്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ real മാഡ്രിഡ് എന്ന പാരിസ് team ലേക്ക് വിളിച്ചു അദ്ദേഹം അവിടെയും ഒരുപാട് തൻറെ മികവുകൾ കാണിച്ചു അതിലൂടെ അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് നെയ്തെടുത്തു പിന്നീട് അദ്ദേഹം juventus എന്ന brownie team ലേക്ക് പോയി അവിടെയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നേടി അതിന് ശേഷം അദ്ദേഹം തൻറെ അഹ് മുൻ club ആയ മാഞ്ചസ്റ്റർ united ലേക്കെത്തിയന്നെ തിരിച്ചു പോയി അവിടുന്ന് അദ്ദേഹത്തിന് ഏർ തന്റെ മികവുകൾ ഒന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞെങ്കിലും അഹ് തൻറെ മുൻകാല കഴിവുകൾ അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തെ

ആ അങ്ങനെയൊക്കെ ആണല്ലേ ഏർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ല്ലേ മെസ്സിയുടെ അത്ര ഇല്ലെങ്കിലും റൊണാൾഡോയും ഏർ നമ്മളെ ദേശീയ team ന് വേണ്ടിയൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയാനല്ലേ അതെ അദ്ദേഹം ദേശീയ team ന് വേണ്ടിയും club team ന് വേണ്ടിയും ഒരുപാട് കളിച്ചിട്ടുണ്ട് വേറെ ഒരുപാട് പുരസ്‌കാരങ്ങൾ നേടിയിട്ടുണ്ട് അതിൽ പെട്ടതാണ് ദേശീയ team ന് വേണ്ടി രണ്ടായിരത്തി പതിനേഴിലെ cup പിന്നീട്

റ്റാലിയൊ കിരീടങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻറെ ത സ്വന്തം പുരസ്‌കാരമായ ഏർ ഏഴ് golden boot ഒരു പുസ്കാസ് award വരെ അദ്ദേഹം നേടിയിട്ടുണ്ട് ആ എത്രെയെല്ലാം award ഒക്കെ അദ്ദേഹം ഏർ ലഭിച്ചു അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ല്ലേ ഏർ പിന്നെ എനിക്ക് പറയാൻ ഉള്ളത് ഏർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ അറിയപ്പെടുന്നത് CR7 എന്ന ചുരുക്കപ്പേരിലാണോ അതെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എല്ലാവരും CR7 എന്ന ചുരുക്കപ്പേരാ പിന്നെ full form ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻറെ പിന്നെ അദ്ദേഹത്തിൻറെ jersey number ആക്കി ഏഴാ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട jersey number ആണ് ഏഴ് ഏഴ് എന്ന് പറയുമ്പൊത്തമ്മന്നെ നമുക്ക് ആദ്യം ഓർമ വരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന football താരത്തെ പറ്റിയാണ്

അതെ ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ ദേശീയ team കൾക്ക് വേണ്ടി പല രാജ്യങ്ങളു ഇപ്പോൾ മികച്ച നെയ്മർ junior ഇപ്പോഴത്തെ പുതിയ youngstar ആയ കിലിയൻ എംബാപ്പെ അദ്ദേഹം ഒരു world cup ഒരു hatric നേടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പടുത്ത world cup ൽ അതെ പോലെ ഒരുപാട് താരങ്ങൾ രവീന്ദ്രൻ ടുറൈ പിന്നീട് ലൗതാറും മക്നസ് ജൂലിയൻ അൽവാറീസ് അങ്ങനെയുള്ള പുതുമുഖ താരങ്ങളും ഏർ ഇപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് രീതിയിൽ കളിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ആ അതെ അല്ലേ അഹ് ഇത്രയും വിവരങ്ങൾ എനിക്ക് ഏർ വിശദീകരിച്ചു തന്നതിന് താങ്കൾക്ക് നന്ദി നമുക്ക് ഇനി വേറൊരു വിഷയവുമായി ഏർ അടുത്ത ഏർ സംഭാഷണത്തിൽ വരാം അത് വരേക്കും നിങ്ങൾക്ക് നന്ദി നമസ്കാരം ആ അതിനെന്താ നമുക്ക് ഇനി വേറൊരു വിഷയവുമായി പിന്നീട് എല്ലാവർക്കും നന്ദി നമസ്കാരം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

ഹായ്, നമസ്കാരം.

ചർച്ച ചെയ്യാം നമുക്കിത്. ആഹ് അപ്പോ ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഇന്നത്തെ സമൂഹത്തില്, ഇന്നത്തെ എന്ന് അല്ല ഏതു സമൂഹമാണെങ്കിലും ഇപ്പോ പണ്ട് കാലത്തും ഇന്നത്തെ കാലത്തും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസം. അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാണ്ട്ഒരാൾക്കും ഒരു നല്ല നിലയിൽ എത്തി ചേരാനോ

രോഗങ്ങളൊക്കെ വരുന്ന സമയത്തു വളരെ വളരെ ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. ആ സമയത്തു നമ്മുടെ പഴയ വിദ്യാഭ്യാസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ വിദ്യാഭ്യാസം ആണ് ഇന്നുള്ളത്. അതിനെപ്പറ്റി താങ്കൾക്കു എന്താണ് പറയാനുള്ളത്? വിദ്യഭ്യാസത്തിൽ വന്ന മാറ്റത്തെ കുറിച്ച് അതെ തീർച്ചയായും. നീ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുവാ ഈ അസുഖങ്ങളൊക്കെ നമ്മുടെ corona വന്നതിനു ശേഷം തന്നെ വലിയ മാറ്റങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. അതിനു മുന്നേ ഒക്കെ വെറും class, school ആ ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ. അതിനുശേഷം ഇപ്പോ online ആയിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ എല്ലാ തന്നെ കൂടുതലും ഇപ്പോൾ offline ആയി തുടങ്ങിയെങ്കിലും online ആയിട്ടുള്ള വിദ്യഭ്യാസത്തിനു കൂടുതലും.

തീർച്ചയായും. നമ്മൾ ഇന്ത്യൻ cricket team ന് sponsor ചെയുന്ന ബൈജൂസ്‌ app പോലുള്ള കമ്പനികളും അത് ഒരു പത്തു പതിനഞ്ചു കൊല്ലങ്ങൾക് മുന്നെ ആരുപോലും ചിന്തിക്കാത്ത കാര്യമാണ് ഈ online class പോലത്തെ സംഭവം. അതിനു ഏറ്റവും വലിയ example ആണ് ഈ അരീക്കോട് കാരനായ ഈ ബെയ്ജ് ബൈജു എന്ന പറയുന്ന വ്യക്തി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആഹ് പുള്ളി ഇന്ന് ലോകത്തു തന്നെലോകത്ത് തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ് ഇന്ന് ഈ ബൈജുസ് എന്ന് പറയുന്ന ആൾ. ബൈജൂസിന്റെ ഉടമ. അപ്പൊ അതുകൊണ്ടു തന്നെ നമുക്ക് പല വ്യത്യാസങ്ങളും ഇന്ന് കാണാൻ സാധിച്ചു. ജോലി ലഭിക്കുന്നുണ്ട്. അങ്ങനെ പല തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ example ആണ് നമ്മുടെ xylem app എന്ന് പറയുന്ന app അപ്പൊ NEET Course ന് വേണ്ടിയിട്ടുള്ള ഒരു app ആണ് ഈ xylem എന്ന് പറയുന്നത്. അനന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് ഇത് തുടങ്ങിവെച്ചത്. പുള്ളി ഇതേപോലെ neet നു crack ചെയ്തിട്ട് മെഡികളി Medical ലേക്കു പോകാൻ താല്പര്യപ്പെട്ട വ്യക്തിയാണ്. പുള്ളി അതേപോലെ പുള്ളി പിന്നീട് പുള്ളിക്ക് തന്റെ കഴിവ് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നതിലാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടു പുള്ളി അതിലേക്കു മാർഗം മാർഗത്തിലേക്ക് പോകുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്കു ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതുപോലെ ഒരു ആഹ് നമുക്കു പ്രചോദനമായ ഒരു വ്യക്തിയെപ്പറ്റി താങ്കൾക്ക് പറയാൻ പറ്റുവോ? ഓ ഇതൊക്കെ ബൈജൂസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ അനന്ദു xylem app ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോ ഇതുപോലത്തെ പല ഇപ്പൊ TV കാണുവാണെങ്കിൽ കൂടിയും വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട പല പരസ്യങ്ങളും ഇപ്പോൾ social media ആയിക്കോട്ടെ ഇപ്പോ phone ലൂടെ തന്നെ പലതരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ Tuition class ണ്ട്. അങ്ങനെ ഇത് തന്നെയേ ഇപ്പോഴും കൂടുതൽ കാണാനുള്ളൂ. ഇന്നത്തെ മാതാപിതാക്കൾ ആണെങ്കിലും school ൽ കിട്ടുന്ന വിദ്യാഭ്യാസം കൂടാതെ നമ്മുടെ പുതിയ എന്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുവോ അതൊക്കെ നേടി കൊടുക്കുന്ന ഒരു എന്താ പറയുവാ. എല്ലാത്തിന്റെയും പുറകെ എന്റെ മക്കൾക്കു എല്ലാ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാതാപിതാക്കളാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. എന്തിനോ എങ്ങനെ പണം ചിലവാക്കാണോ, എല്ലാ രീതിയിലും മക്കൾക്കുവേണ്ടി പണം ചിലവാക്കുന്ന ഒരു മാതാപിതാക്കളാണ് ഇന്നത്തെ സമൂഹത്തിലിള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള app കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ അത് എന്താ പറയുവാ, കണ്ട പാടെ തന്നെ അതിലേക്കു കേറി register ചെയ്യും മക്കളെ അതിലേക്കു ചേർപ്പിക്കും അങ്ങനെ. അങ്ങനെ ഒരു അവസ്ഥ ആണ് ഇന്ന് കണ്ടുവരുന്നത് കൂടുതലും, അല്ലെ. തീർച്ചയായും തീർച്ചയായും. അതുപോലെ പക്ഷെ അതിലൂടെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ നമ്മൾ ഈ school ലൊക്കെ പോയി നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിനു നമുക്ക് പല നേട്ടങ്ങളും ലഭിക്കുന്നുണ്ട്, പ്രത്യേകിച്ചിട്ടു ഇപ്പോ എന്താ പറയുവാ ഒരു അച്ചടക്കം അതേപോലെ ക്ഷമ ശീലം കൃത്യനിഷ്ഠത, സത്യസന്ധത ഇതൊക്കെ തന്നെ വിദ്യാഭ്യാസം തരുന്ന വിദ്യാലയത്തിൽ നിന്നാണ് നമുക്ക് Teacher മാർ കുറെ കഥകൾ പറഞ്ഞുതരുന്നത്. അതേപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം കൂടി അങ്ങനെയൊക്കെ നേടിയെടുക്കുന്ന കുറെ എന്താ പറയുവാ കുറെ മൂല്യങ്ങളാണ് നമുക്കു സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷെ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല online ആയതുകൊണ്ട് നമുക്കു ഇതിക്കെ കിട്ടും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും നമുക്കു online class മോശമാണെന്നു പറയാൻ പറ്റൂല. അതിനു അതിന്റെതായ ഗുണങ്ങളുണ്ട്. അതായതു ഇപ്പോ നമ്മൾ corona പോലത്തെ ഒരു സംഭവങ്ങൾ വന്നല്ലോ. ഇതുപോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നമുക്കു ആശ്രയിക്കാൻ ഇത് മാത്രമേ ഉള്ളു. ആഹ് ഒരുപാട് നമുക്കു കിട്ടേണ്ട, നമ്മളൊക്കെ ഈ കളിച്ചു വളര്‍ന്ന പോലത്തെ അവസ്ഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. പക്ഷെ നമുക്ക് online class ഉം offline class ഉം രണ്ടും രണ്ടു തരമാണ് ഒന്നും മറ്റേതിനേക്കാളും മോശം എന്ന് പറയാൻ . രണ്ടും അതിന്റെതായ തരത്തിൽ കുറച്ചുംകൂടി നല്ലതാണ്. നിങ്ങക്ക് ഇനി ഇതിനെപറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ട്? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോ ഈ കൊറോണ പോലെയുള്ള സാഹചര്യത്തിൽ നമുക്കു അതല്ലാതെ വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനും അതിന്റെതായ എന്താ പറയുവാ അതിന്റെതായ മറുവശങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ ഈ offline ആയിട്ടു നമ്മുടെ പോയി ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്തായാലും ഈ online ആയിട്ട് കിട്ടില്ല. അതുപക്ഷേ എങ്കിൽ നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ചു, online ആണ് നമ്മുടെ സാഹചര്യം അതുമാത്രമേ നമുക്കു ഒഴിവു ഉള്ളു എങ്കിൽ അത് തന്നെ വേണ്ടി വരും. പക്ഷെ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞതു പോലെയുള്ള ഇപ്പോ അച്ചടക്കം അങ്ങനെയുള്ള എന്താ പറയാ ഗുണങ്ങളൊക്കെ ഈ online വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കണം എന്നില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ യാത്രാച്ചിലവ് അങ്ങനത്തെ ഒരുപാടു പ്രശ്നങ്ങള് നമുക്കു ഇതിലൂടെ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോ അതിനൊക്കെ ഒരു പരിഹാരം ആവും ഈ online class എന്ന മാർഗം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?

school പലതരത്തിലുള്ള school. ഇപ്പോ government school വരുന്നുണ്ട് പിന്നെ aided school കൾ. പിന്നെ എന്താ പറയുവാ നമ്മുടെ international ആയിട്ടുള്ള syllabus അങ്ങനെ കുട്ടികളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അതൊക്കെ വലിയ ചെറിയ ഒരു കുടുംബത്തിലെ ആള്‍ക്കാര്‍ കൂടിയും ഇപ്പോ aided school കളിൽ കുട്ടികളെ അയച്ചു, അത്രെയും എന്റെ മക്കൾ അത്രെയും വലിയ നിലയിൽ എത്തണം എന്നൊക്കെ കരുതി അങ്ങനെ വലിയ fees ഒക്കെ കൊടുത്തു പഠിപ്പിക്കുന്നു. ഇപ്പോ government school കൾ ഒരുപാട് school ഉണ്ട്. ഇപ്പോ എന്താ പറയുവാ അവിടെ fees ഒന്നും വേണ്ട. free ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇത്തരത്തിൽ വലിയ school ഒക്കെ കാണുമ്പോ, എന്റെ മക്കൾ അവിടെ പോയി വലിയ കുട്ടികളോടൊപ്പം ചേർന്ന് നന്നായിട്ടു പഠിക്കണം എന്ന് ആഗ്രഹിച്ചു മാതാപിതാക്കൾ എല്ലാരും അങ്ങോട്ടേക്ക് അയക്കുന്നു. പക്ഷെ ഇപ്പോൾ government school കൾ ഒക്കെ തന്നെ നല്ല നിലവാരത്തിൽ എത്തിയിട്ടും അങ്ങോട്ടേക്ക് അയക്കാതെ ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾക്ക് നല്ല മടിയാണ്. വലിയ school ൽ തന്നെ അവരെ പഠിപ്പിക്കണം എന്നാണ് എല്ലാര്‍ക്കും നിർബന്ധം അല്ലെ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞപോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉച്ച കഞ്ഞി ലഭിക്കും എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിയും അവരുടെ മാതാപിതാക്കളും school ലേക്കു ചേർക്കാൻ ഉച്ച കഞ്ഞി ആണ് പണ്ടത്തെ, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടിയിട്ടാണ് പിള്ളേരെ school ൽ ചേർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തു അതിനു വളരെ അധികം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പല school കളും, school bus

മറിച്ചു അതൊരു government college ൽ ആണെങ്കിൽ അവര് പ്രാധാന്യം കൊടുക്കുന്നത് government college കള്‍ ആണ്.

എന്ന് പറയുവാൻ പറ്റുവോ? government college കൾക്ക് പ്രാധാന്യം കൊടുക്കുകയും government school കൾക്ക് പ്രാധാന്യം കുറച്ചു കാണുകയും ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ government college എന്ന് പറയുമ്പോ അവിടെ government ന്റേതായ പല എന്താ പറയുവാ പല പൈസ അങ്ങോട്ടേക്ക് കിട്ടും, അപ്പോ പല

പല സ്കൂളുകളും കൊടുക്കുന്നുണ്ട്. അതെ തീർച്ചയായും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പിന്ന fees അടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ school കുട്ടികൾക്ക് പൊതുവെ ഈ fees കുറച്ച്കുറവായിരിക്കും പക്ഷെ ഈ college എന്നൊക്കെ പറയുമ്പോ ലക്ഷങ്ങളും കോടികളും ഒക്കെ ആണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഒരുപാട്തരം scholarship കൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SCHOOL കൾ കൊടുക്കുണ്ട്. അപ്പോ അതായിരിക്കൂല്ലല്ലോ കാരണം. അതെ അതായിരിക്കുല്ല School കൾ പക്ഷെ എന്തുകൊണ്ട് അവര് അങ്ങനെ വലിയ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നെ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. okay വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടോ? വേറെ എനിക്ക് തോന്നുന്നു, ഈ school building ഇന്റെ ഒക്കെ എന്താ പറയുവാ ആ കെട്ടിടത്തിന്റെ ഒക്കെ വേറെ വിഷയത്തെ പറ്റി സംസാരിച്ചൂടെ?

അങ്ങനെയൊക്കെയാണ് ഇപ്പോ കൂടുതൽ പേരും ജോലി നോക്കുന്നത് ഇപ്പോ എന്താ പറയുവാ. അത് പഠിക്കുന്നതിലൂടെ ആഹ് ഒരു ആഹ് എന്താ പറയുവാ